ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വിളിച്ചതാണ്

ഏ രക്ഷകർത്തുത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടോ?

എങ്ങനെയാണ് കുട്ടികളെ നോക്കുന്നതിനെ കുറിച്ചൊക്കെ എന്താണ് കു കുട്ടികളെ നന്നായി നോക്കുന്നുണ്ട്

അല്ല കുട്ടികളുടെ കുരുത്തക്കേട് കാരണം നിങ്ങൾക്ക് കുറച്ചു വലുതായി ഒരെണ്ണെയുള്ളു ചെറുത്

മൂത്തയാള് ഒമ്പതാംക്ലാസ്സിൽ എത്തി

നിങ്ങള് എ എങ്ങനെയാണ് കുട്ടികളെ കാര്യങ്ങൾ ശ്രെദ്ധിക്കുന്നതൊക്കെ

ആ സ്വന്തം വീട്ടില് തന്നെ ഞാനും കുട്ടികളും ഹസ്ബൻഡും അപ്പൊ പിന്നെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ആ അപ്പൊ കുറച്ചുടി കാര്യങ്ങൾ നന്നായി നോക്കേണ്ടി വരും ഇൻ വീട്ടിലെ വേറൊരാൾ ഇല്ലാത്തപ്പോൾ

നിങ്ങടെ നിങ്ങളെ ഉമ്മ ആ ആ മാതാവ് നോക്കിയത് പോലെതന്നെയാണോ നിങ്ങളും നിങ്ങടെ കുട്ടികളെ നോക്കുന്നത്. ആ അതെ പക്ഷെ പണ്ടത്തെ കുട്ടികളെത്തെ പോലത്തെ കുട്ടികൾ അല്ലല്ലോ ഇപ്പോൾ അതിന്റെതായ കുറച്ചു ഇതുണ്ട്.

പിന്നെ സ്കൂളും കാര്യങ്ങളും ആകുമ്പോൾ രാവിലെ നേരത്തെ സ്കൂളിൽ പോകണം.

ആ സ്കൂളിൽ പോയിട്ടാവുമ്പം പിന്നെ അങ്ങനെ അത്രേം ഇതൊണ്ടയില്ലായിരിക്കും അല്ലെ

ആ അപ്പൊ നിങ്ങള് എല്ലാ കുട്ടികളോടും ഒരേപോലെയാണോ ഇങ്ങനെ പെരുമാറുന്നതൊക്കെ

ഇബ്രാഹിം, നുഹ, ഷാതിൻ, കെൻസ ഓ വളരെ നല്ല പേരുകൾ അവസാനത്തെ പെൺകുട്ടിയാണല്ലേ ആ രണ്ടാണും രണ്ടു പെണ്ണും

ആ അപ്പൊ നിങ്ങള് നാ ആണ്കുട്ടികളോട് വേർതിരിവൊന്നും കാണിക്കുന്നില്ല ര നാലുപേരോടും ഒരുപോലെ ആണന്നു പറയുന്നു അല്ലെ?

ഒരുപോലെന്ന് വെച്ചാല് ചെറുതിനോട് കുറച്ചു കൂടുതലുണ്ട് അത് ചെറുതല്ലേ ആ ഹ ഹ ഹ ആ പിന്നെ മൂന്നാളും മുമ്പ് ഒരേ പോലെ ഇണ്ടായിരുന്നു ചെ ഒരു വയസ്സിന് ഡിഫ്രണ്ടാണ് അവര്

ഇപ്പൊ പിന്നെ കുറച്ചു വലുതായില്ലേ അതിന്റെതായ കുറച്ചു മാറ്റങ്ങൾ വന്ന്

നിങ്ങടെ നിങ്ങടെ മാതാവ് നിങ്ങളോട് എങ്ങനെയായിരുന്നു

നല്ലയായിരുന്നു അതുമാതിരി നിങ്ങള് നിങ്ങടെ കുട്ടികളോടും നിങ്ങക്കും അല്ലെ

നമുക്ക് പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ചു ചൂടെല്ലാം ജാസ്തിയല്ലേ അതുകൊണ്ടു അങ്ങനെ അവൻ പറ്റുന്നില്ല

കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പഴേല്ലാം നിങ്ങളുടെ പ്രീതികരണം എങ്ങനെയാണു

അപ്പോപ്പിന്നെ കുട്ടികള് അങ്ങോട്ടേക്കൊന്നും പറയില്ല ഇല്ലേയില്ല ഫോൺ ഫോൺ യൂസാക്കലില്ല അവർക്കുന്നയുണ്ടു ഇപ്പോ ഫോൺ ഫോണ് വാങ്ങി ഫോണ് വേണന്നു

ഇല്ല ങ്ങനെ ഇല്ല കൺട്രോൾ വെച്ചിട്ട് തന്നെ

ഭർത്താവ് ഒക്കെ എങ്ങനെയാണു കുട്ടികളുടെ കാര്യത്തില്. നിങ്ങൾ തന്നെയാണോ നോക്കുന്നത്‌ അല്ല

ആ രണ്ടുപേരും ഒന്നിച്ചാണ് കുഞ്ഞു കുട്ടികളെ വളർത്തുന്നതും രക്ഷാകർത്തിത്വം ഒക്കെ നന്നായി നടക്കുന്നുണ്ട്

കുട്ടികൾ എങ്ങനെ നല്ല ഉശാറാണോ

എല്ലാ സം എല്ലാ പരിപാടികളിലോക്കെ പ പങ്കെടുക്കുന്ന ഇല്ല വല്യവർക്കൊന്നും ഇല്ല അങ്ങനെ നിങ്ങൾ അവർക്കു പ്രോത്സാഹനം ഒന്നും കൊടുത്തില്ല പ്രോഗ്രാമിനോട് ഒന്നും വല്യ താല്പര്യമില്ല വല്യ ആൾക്ക്

പിടിച്ചിരുത്തി പഠിപ്പിക്കുവാനോ എക്സാമിന്റെ സമയത്തു.

പിന്നെ കുട്ടികള് ഒച്ചയുണ്ടാക്കുന്നുന്ന് തോന്നുന്നല്ലോ ആ അതെ അപ്രത്തെ കുട്ടികളും ഉണ്ട് നിങ്ങള് ഇതെവിടാന് കാസർഗോഡോ

നിങ്ങൾക്ക് ഇങ്ങനെന്തെങ്കിലും കാണുമ്പോ ഉമ്മാനോട് എ മുച്ചും നിങ്ങള് ഉമ്മാ ഉമ്മാനെ ഓർമ്മ വരുവോ ഇങ്ങളെ കുട്ടികൾ ഇതാകുമ്പോത്തേക്കും

എനിക്കിപ്പം നാലാളല്ലേ ഞനൊരു മോളും മോ രണ്ടു ബ്രദർ ഉണ്ട് കുറച്ചു വലുത്

ഉം

നിങ്ങടെ വീട്ടില് എത്ര അളാ നിങ്ങള് നാലു പേഴും പേരും

അപ്പൊ നിങ്ങടെ ഉമ്മക്ക് ഇപ്പൊ നിങ്ങടെ മക്ക

ഏട്ടൻമാരുണ്ടായിരുന്നുന്നു പറഞ്ഞില്ലേ അവരോടും നിങ്ങളോടും ഒരേപോലെ ആയിരുന്നോ നിങ്ങളൊരു പെണ്ണല്ലേ അപ്പൊ നിങ്ങളൂടെ എങ്ങനെ

ഇല്ല അത് ആളുകള് കൊറവ് തന്നെയല്ലേ മൂന്നാള്ന്നെയാല്ലേരണ്ടാളും ഒരുപോലെൻനായ ഉണ്ടായേ

നീയിപ്പോ എല്ലാരും ഒരുപോലെയാണ് ഇങ്ങനാണ് പറഞ്ഞില്ലേ

നിങ്ങടെ രക്ഷാകർത്തിത്വം നന്നായി പോകുന്നുണ്ടന്ന പറഞ്ഞുവരുന്നേ

കുറച്ചു ജാസ്തി എങ്ങാനും നേരം മിണ്ടിയെങ്കിൽ ഓനെ മാത്രം മതി അന്നേ മാണ്ടാന്നുപറയും ഒരന്നെ ഇങ്ങോട്ടേക്കു പറയും കംപ്ലൈന്റ് പറയും അപ്പം